ഇവിടെ അടുത്തടുത്തായി മൂന്ന് അക്വേറിയങ്ങൾ കാണാൻ സാധിക്കും.

മൂന്ന് അക്വാറിയങ്ങളിലും വ്യത്യസ്തങ്ങളായ മത്സ്യങ്ങളെ കാണാൻ സാധിക്കും ഇതിൽ വലതു വശത്തുള്ള അക്വാറിയത്തിൽ --

നമുക്ക് ഇവിടെ ഒരു ഫുട് ബോൾ കോർട്ട് കാണാൻ സാധിക്കും.

ഡിസ്പ്ലേ ചെയ്തു വച്ചിരിക്കുന്നുണ്ട് പിന്നെ കുറെ സ്നീ സ്വീറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഡിസ്പ്ലേ ചെയ്തു വച്ചിരിക്കുന്നുണ്ട് പിന്നെ അവിടെ എ_സിയും --

ഇതൊരു സലോണിന്റെ മുന്നിൽ നിന്നുള്ള ചിത്രമാണ് ഏ ഇതൊരു ഹെയർ ബ്യൂട്ടി സലോൺ ആ ആണെന്ന് തോന്നുന്നു.

കാണാൻ സാധിക്കും ഊർന്ന് കളിക്കാനായി കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു ആണിത്.

ഇത് കേടായ ഒരു വണ്ടിയാണ് ഒരു കാറാണ് .

നമുക്ക് രണ്ടു റിസപ്ഷനിസ്റ്റുകളെയും അവരുടെ പുറകിലായി ഒരു പരസ്യവും കാണാൻ സാധിക്കും.

സ്റ്റേജിൽ ഒരു കുട്ടി നിൽക്കുന്നുണ്ട് ആ കുട്ടി എന്തെങ്കിലും പെരുപാടി അവതരിപ്പിക്കുന്നത് ആവാം.

ഈ ചെണ്ട് മല്ലി പൂക്കളുടെ ചുറ്റും കട്ടകളിൽ കൊണ്ട് ചെറിയ രീതിയിൽ--

ഈ ചിത്രത്തിൽ നമുക്ക് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒരു ഉന്തുവണ്ടി കാണാൻ സാധിക്കും.

ഇവിടെ നമുക്ക് ആപ്പിളും മാങ്ങയും മറ്റ് പച്ചക്കറികളും ഉണ്ട്.

ഏഹ് ചന്ദനം സിന്ദൂരം തുടങ്ങിയ വസ്തുക്കളും കാണാൻ സാധിക്കും.

ഇതൊരു പുഴയുടെ വക്കിൽ നിന്നും എടുത്ത ചിത്രമാണ്.

ഇതൊരു കന്യാസ്ത്രീ മഠത്തിൽ നിന്ന്ന്റെ മുന്നിൽ നിന്ന് എടുത്ത ചിത്രമാണ്.

ആ അതിൽ എഴുപേരുടേയും വസ്ത്രം കാവിനിറത്തിലാണ് ഒരാളുടെ വസ്ത്രം വെ--

ലഭിച്ച ഒരു സ്റ്റേജിൻ്റെ മുന്നിൽ നിന്നുള്ള ചിത്രമാണ്.

ഇത് ഒരു അക്കോമഡേഷൻ ബിൽഡിങ്ങിന്റെ വെയ്റ്റിംഗ് ഏരിയയിലുള്ള ചിത്രമാണ് ഇവിടെ നമുക്ക്--

ഭിത്തിയിൽ ഒരു എൽ_ഇ_ഡി ടി_വി കാണാൻ സാധിക്കും.

ഒരുമിച്ച് കൈ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഇതിൽ വലതു വശത്തുള്ളയാൾ തലയിൽ തൊപ്പി വച്ചിട്ടുണ്ട് ഇവരുടെ പുറകിൽ ഒരു കസേര ഉണ്ട്.

അകത്തു രണ്ട് കാറുകൾ കാറുകളും കുറച്ചു സ്കൂട്ടറുകളും നിർത്തിയിട്ടിട്ടുണ്ട് ഒരു കാറ് മൂടി വെച്ചിരിക്കുകയാണ്.

ഇത് ഒരു സ്റ്റേഷനറി സ്റ്റോറിന്റെ ഉള്ളിൽ നിന്നെടുത്ത ചിത്രമാണ്.